സ്പീക്കർ 2 ഡു ഹിയർ ബൈ ഗിവ് മൈ അൺകണ്ടിഷണൽ എറിവോക്കബിൾ കൺസേൺ ടു ഐ ഐ ടി മദ്രാസ് ആൻഡ് ദി എസ്റ്റുഎസ് കൺസോഷ്യം ഫോർ ഇന്ത്യൻ ലാംഗ്വേജസ് റ്റു ഡു ആൻഡ് റീട്ടെയ്ൻ റിക്കോഡിങ് ഓഫ് മൈ വോയിസ്‌ ആൻഡ് വീഡിയോ ഓഫ് കൺസർവേഷൻ
സ്പീക്കർ 2 ഓഫ് റ്റു തൗസൻ്റ് ട്വൻ്റി വൺ റ്റു തൗസൻ്റ് ട്വൻ്റി റ്റു ഫോർ ദ എസ്റ്റുഎൻ്റഡ് സഫിഷ്യൻ്റ് കൺസിഡറേഷൻ.ഐ ഡു ആൺകണ്ടിഷണലി എറിവോക്കബ്ലി
സ്പീക്കർ 2 അസ്സൈൻ ഓൾ മൈ റൈറ്റ്സ് ഇൻ ദി റിക്കോഡഡ് വീഡിയോ ആൻഡ് ഓഡിയോ ഓഫ് റ്റു തൗസൻ്റ് ട്വൻ്റി വൺ ട്വൻ്റി റ്റു ടു ഐ ഐ റ്റി മദ്രാസ് ആൻഡ് എസ്റ്റുഎസ് കൺസോഷ്യം ഫോർ ഇന്ത്യൻ ലാംഗ്വേജസ്.

സ്പീക്കർ 1 ഐ വൈഷ്‌ണവ് സി നായർ എയ്ജ് ട്വൻറി ടു ഇയേർസ്‌ ടു ഹിയർ ബൈ ഗീവ് മൈ ആൺകണ്ടീഷണൽ റീവക്കബിൾ കൺസൻറ് ടു ഐ ഐടി മദ്രാസ് ആൻഡ്
സ്പീക്കർ 1 ഫോർ ഇന്ത്യൻ ലാങ്ങ്വേജ്സ് ഡു ആൻഡ് ഡീറ്റൈൽഡ് റെക്കോർഡിങ് ഓഫ് മൈ വോയിസ് ആൻഡ് വീഡീയോ ഓഫ് കോൺവെർസേഷൻ ഓഫ് ട്വന്റി ട്വന്റി വൺ ടു ട്വന്റി ട്വന്റി ടു
സ്പീക്കർ 1 ഫോർ ദ എക്സ്ചേഞ്ച് ഓഫ് സഫിഷ്യന്റ് കൺസിഡറേഷൻ ഐ ഡു ആൺകണ്ടീഷണലി റീബക്കബിളി അസൈൻ ഓൾ മൈ റൈറ്റ്സ് ഇൻ ദ റിക്കോർഡഡ് വീഡിയോ ആൻഡ് ഓഡിയോ ഓഫ് ട്വന്റി ട്വന്റി വൺ ടു ട്വന്റി ടു ഫോർ ഐ ഐറ്റി മദ്രാസ് ആൻഡ് സോഷ്യം ഓഫ് ഇൻഡ്യൻ ലാങ്ങ്വേജ്സ്
സ്പീക്കർ 1 ഐ ഡു അണ്ടർസ്റ്റാൻഡ് ഐ ഐറ്റി മദ്രാസ് ആൻഡ് സോഷ്യം ഫോർ ഇൻഡ്യൻ ലാങ്ങ്വേജ്സ്. ക്യാൻ ലോ ഫുള്ളി യൂസർ റെക്കോർഡഡ് വീഡിയോ ആൻഡ് ഓഡിയോ.

സ്പീക്കർ 2 ഇവിടെയും സുഖം തന്നെ.വീട്ടിൽ കൊറെ കൃഷിയൊക്കെ ഉണ്ടെന്ന് കേട്ടല്ലോ എങ്ങനെ പോകുന്നു കൃഷിയൊക്കെ?
സ്പീക്കർ 1 ഹ് ഹ ആട നല്ല സുഖമായിട്ട് പോകുന്നു. എന്റെ കൃഷി ഇവിടിപ്പോ അച്ഛനും അമ്മയും ഞാനും ഇവിടെ ആ
സ്പീക്കർ 1 വഴുതനങ്ങയും, ചേമയുടെയും ആ ചേനയുടെയും കൃഷി ചെയ്യുന്നുണ്ട് വീട്ടിലിപ്പോൾ ആ നല്ല ആ പണിയാണ്. കൃഷി ചെയ്യുന്നതില് നിന്റെ വീട്ടിൽ എന്തിന്റെയെല്ലാം കൃഷി ആണ് ചെയ്യുന്നത്.
സ്പീക്കർ 2 എൻ്റെ വീട്ടിൽ അമ്മ ഒരുപാട് കൃഷി ചെയ്യുന്നുണ്ട് ഇപ്പോൾ.ആ മിക്ക പച്ചക്കറിയും ഇപ്പോൾ വീട്ടിൽനിന്നുതന്നെയാണ് പാകം ചെയ്യാൻവേണ്ടി ഉപയോഗിക്കുന്നത്.
സ്പീക്കർ 2 ആ വഴുതണങ്ങ, വെണ്ടയ്ക്ക, ചീര, കറിവേപ്പില, മുളക് പിന്നെ പാവൽ അങ്ങനെ ഒട്ടുമിക്ക വാഴ ഒട്ടുമിക്കയെല്ലാകൃഷിയും തന്നെ വീട്ടിൽ ഇപ്പൊ ഉണ്ട്.
സ്പീക്കർ 2 അമ്മ വീട്ടിൽന്ന് ഇപ്പം അമ്മ ഏഹ് എന്താ അദ്ധ്യാപികയാണല്ലോ.അപ്പം വീട്ടിൽ നിന്ന് സ്കൂളിൽ പോകുന്നേന് തൊട്ട്മുന്നേതന്നെ
സ്പീക്കർ 2 അമ്മ കൃഷിക്കുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് തന്നെയാണ് അമ്മ പോവാറുള്ളത് മിക്കദിവസവും.
സ്പീക്കർ 1 ഓ അങ്ങനെയാണല്ലേ എന്റെ വീട്ടിലെ കൃഷിയിലിപ്പോൾ കുറേ ആ പച്ചക്കറികൾ ശരിക്കു വരുണില്ല അതിനായിട്ട് വല്ല വഴികൾ നിനക്കറിയാവോ?
സ്പീക്കർ 1 ഞാൻ ഇപ്പോൾ വീട്ടിൽ ആ പഴത്തൊലിയും മുട്ടക്കൂടുമൊക്കെയിട്ടാണ് ചെയ്തത് പക്ഷെ എന്നിട്ടും ശരിക്കൊരു ആ പച്ചക്കറിക്കൊരു സുഖവും ഒരു ആ വെള്ളമയവും ഇല്ല അതിനിപ്പന്താ ചെയ്യാൻ പറ്റുനേന്നു വല്ല അറിവും ഉണ്ടോ നിനക്ക് ?
സ്പീക്കർ 2 ശരിക്കും ഈ കൃഷിക്ക് വേണ്ടുന്ന വളവുമൊക്കെ നമ്മൾടെ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നേയുള്ളൂ ഒരു പരിധിവരെ.ഈ രാസവളങ്ങൾ പൈസ കൊടുത്തു പുറത്തുനിന്ന് വാങ്ങി നമ്മൾ ഉപയോഗിക്കണ കാര്യം വരുന്നതേയില്ല.
സ്പീക്കർ 2 ആ നമുക്ക് ശരിക്കും പ ചിലവ് ചുരുക്കാനും അതും നല്ല വളം കിട്ടാനുവുള്ള വഴികൾ ഒരുപാടുണ്ട്.ആഹ് ചിലതൊക്കെ എന്താണെന്നുവെച്ചാൽ നമുക്കിപ്പോൾ മ് ആ പശുവോ മറ്റോ വീടിനടുത്തൊക്കെയുണ്ടെങ്കിൽ
സ്പീക്കർ 2 ആ പശുവിൻ്റെ ചാണകോം മറ്റും തന്നെയാണ് ഏറ്റവും നല്ല വളം എന്നുപറയുന്നത്.പിന്നേ ആഹ് പഴകിയ കംബോസ്റ്റ് കംബോസ്റ്റ് ഉണ്ടാക്കുകാന്ന് പറയും നമ്മള് പഴകിയ ആഹ് പ എന്താ
സ്പീക്കർ 2 ഭക്ഷണപദാർത്ഥങ്ങൾ അതായത് പച്ചക്കറി, പഴം അല്ലെങ്കിൽ ഏതെങ്കിലും ഏ ആഹ് തലേന്നത്തെ പല മ് അവശിഷ്ടങ്ങളും കാണുമല്ലോ ഭക്ഷണത്തിൻ്റെ? അത് നമുക്ക് ഒരു കുഴികുത്തി അതിൽ മൂടി
സ്പീക്കർ 2 ആ കുറച്ചു ദിവസങ്ങൾ കഴിഞ്ഞു നോക്കുമ്പോൾ നല്ലരീതിയിലുള്ള ഒരു ഏഹ് വളമായി മാറിയിരിക്കുമത്.അതുകൊണ്ട് നമുക്ക് ചെടികൾക്കും മറ്റുമിട്ട്കഴിഞ്ഞാൽ ഒരു നല്ലൊരു വളം തന്നെയാണ് പിന്നെ ഞാൻ പറഞ്ഞില്ലേ
സ്പീക്കർ 2 ഈ അടുത്ത വീടുകളിലും മറ്റും പശുവൊക്കെ ഉണ്ടെങ്കിൽ ചാണകവും ഒരു നല്ല വളമായിട്ട് ഉപയോഗിക്കാം.പിന്നെ ഞങ്ങൾടെ വീട്ടില് പല രീതിയിലുള്ള ഓർക്കിഡും മറ്റും കൃഷിചെ ചെയ്യുന്നുണ്ട് അപ്പം അതിന് വേണ്ടിയിട്ട്
സ്പീക്കർ 2 വേറെ പല രീതിയിലുമാണ് ഏഹ് നമ്മൾ വളമുപയോഗിക്കുന്നെ എന്നുവെച്ചാൽ എഹ് ഈ പഴം വാങ്ങില്ലേ നമ്മൾ വീട്ടില് അപ്പൊ പഴം പഴത്തിൻ്റെ തൊലി മാത്രം എടുത്തിട്ട് അത് ചൂടുവെള്ളത്തിൽ നമ്മള് ചൂടാക്കണം
സ്പീക്കർ 2 അത് കഴിഞ്ഞ് അത് ഹാ ആ അടുത്ത ദിവസമെടുക്കുമ്പോഴത്തേയ്ക്കും ചീഞ്ഞ് വേറൊരു രൂപത്തിലായിരിക്കും
സ്പീക്കർ 2 അത് ആ ഓർക്കിഡിന് നമ്മൾ ഹ് വളമായിട്ട് ഉപയോഗിക്കാറുണ്ട്.പിന്നെ മുട്ടത്തോടും നല്ലൊരു വളംതന്നെയാണ് ഇതൊക്കെചെയ്താൽ മതി.

സ്പീക്കർ 1 ചെറിയ വെളിയിൽ നിന്നുള്ള രാസവളങ്ങൾ മാത്രമേ വങ്ങാറുള്ളയിരുന്നൊള്ളു. അതു വാങ്ങിയിട്ടിപ്പോൾ ആ അച്ഛനും അമ്മയും പറയാറുണ്ട് കുറെ ഗുണമല്ലാത്ത കാര്യങ്ങൾ നടക്കാറുണ്ട്. ആ ആ ചെടിക്കൊക്ക ഇതൊക്കെ ചെയ്താൽ .
സ്പീക്കർ 1 അതുകൊണ്ടു വീട്ടിൽ ഉള്ള സാദനങ്ങൾ തന്നെ ഉപയോഗിച്ചാൽ മതിയെന്ന്. പക്ഷെ എനിക്ക് ആണെങ്കിൽ ഇങ്ങനത്തെ ഏത് സാധനങ്ങള ഉപയോഗിക്കേണ്ടേന്നു വല്യ പിടിയില്ലാത്തോണ്ട് ഞാൻ എന്നോട് നിന്നോട് വിളിച്ചു ചോദിച്ചതാണ്.
സ്പീക്കർ 1 ഇപ്പോൾ പിന്നെ ആ വഴക്കും ചേനക്കൊക്കെ വളത്താനായിട്ട് വേറൊന്തൊക്ക ചെയ്യാനൊക്കെയാലോചിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് നീ കറക്ട് എന്നെ വിളിച്ചത്.

സ്പീക്കർ 1 പക്ഷെ കൊക്കക്കോള കുറെ ഉറുമ്പുകളെ കൊണ്ടുവരുമല്ലോ അതുകൊണ്ട് എന്താ ചെയ്യണ്ടെന്നു എനിക്ക് ശരിക്കറിവില്ല. നിനക്ക് വല്ല അറിവും ഉണ്ടോ? കീടനാശിനികൾ എന്താ ചെയ്യണ്ടെന്നൊക്കെ.
സ്പീക്കർ 2 കീടങ്ങൾ വരാണ്ടിരിക്കാനും നമുക്ക് വീട്ടിൽത്തന്നെ ചെയ്യാവുന്ന പല പല കാര്യങ്ങള്ണ്ട്. ഇപ്പൊ ആഹ് എൻ്റെ വീട്ടിലോക്കെ ചെയ്യാറുള്ളതെന്നുവെച്ചാ ഈ ചാണകത്തിൻ്റെ വെള്ളം അല്ലെങ്കിൽ ഗോമൂത്രം അതുപോലുള്ളതൊക്കെ ചെടികൾക്ക് തളി
സ്പീക്കർ 2 തളിയ്ക്കുക ആ അതൊരു പരിധിവരെ കീടങ്ങളൊന്നും വന്ന് കറിവേപ്പില പോലുള്ളവയിലാണ് കൂടുതലും ഈ കീടങ്ങള് വരുന്നത്.
സ്പീക്കർ 2 അപ്പം അതിലൊന്നും വരാണ്ടിരിക്കാൻ വേണ്ടി ഒരു പരിധിവരെ സഹായിക്കുമെന്നാണ് കരുതുന്നത്.പിന്നെ നമ്മള് തീർച്ചയായും ചെടികളെ നല്ലപോലെ നോക്കണം.

സ്പീക്കർ 2 പക്ഷേ നമ്മൾ ഏഹ് നിരന്തരമായി ഒരു ഏഹ് എന്താ പാ പാലിക്കുകയാണെങ്കിൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു പഴക്കൂറുള്ളൊരു മണ്ണും
സ്പീക്കർ 2 ആഹ് അതിന് ഹാ ഫലപ്രദമായ ചെടികളും മറ്റും നമുക്ക് കിട്ടുകയുള്ളൂ.
സ്പീക്കർ 1 ആ ഓ ഒകെടാ ആ ഇങ്ങനെ ആണല്ലേ കാര്യങ്ങള്. കീടനാശിനികൾക്കായിട്ട് എന്തു ചെയ്യണമെന്നായിരുന്നു എന്റെ ഏറ്റവും വലിയ പ്രെശ്നം. കാരണം വീട്ടിലെ വാഴയിലെ ഇലയിലൊക്കെ കുറെ കീടങ്ങൾ കേറി നല്ല നല്ലോണം ആ കൃഷിയൊക്കെ നശിപ്പിക്കുന്നയായിരുന്നു .
സ്പീക്കർ 1 പിന്നെ ഏ നമ്മുടെ വീട്ടിലേ ഓ ഉം തക്കാളിയൊക്കെ വളർത്തുന്നതിന് എന്താ ചെയേണ്ടതെന്നു വല്ല അറിവുമുണ്ടോ? ഞാൻ ഇപ്പോൾ തക്കാളി, സവാളയൊക്കെ വളർത്തണമെന്നുള്ളൊരു ഒരു ഉദ്ദേശമുണ്ടെനിക്ക് .
സ്പീക്കർ 1 ആ കാരണം ഏ ആ ആം നോക്കുന്നതിൽ വെച്ച് നോക്കിയാൽ ഇങ്ങനെ നീ പറഞ്ഞപോലെ ഇങ്ങനത്തെ വീട്ടിലെ കൃഷി ചെയ്തോണ്ട് വീട്ടിലെ പല കുറെ ചിലവുകൾ കുറയും.

സ്പീക്കർ 2 മ്മ് അയ്ശ്ശരിയാണ് ഏഹ് അതൊരു നല്ല കാര്യം തന്നെയാണ് ഇവയൊക്കെ വീട്ടിൽ വളർത്തുക എന്ന് പറയുന്നത്.പക്ഷേ എൻ്റെ വീട്ടിലും ത
സ്പീക്കർ 2 ക്കാളി ങ്ഹാ ഈ വഴുതന വഴുതനങ്ങയുണ്ട് തക്കാളി എ മറ്റും കൃഷി ചെയ്തിട്ടില്ല ഇതുവരെ തക്കാളീം ഉള്ളിയുമൊന്നും.
സ്പീക്കർ 2 അപ്പൊ വഴുതനങ്ങ ഈ പറഞ്ഞപോലെ നാ മണ്ണിൽ കുഴിച്ചിട്ട് അതിനാവശ്യമായ വളങ്ങളതായത് ചാണകം ആവാം അല്ലെങ്കിൽ മുട്ടത്തോടാവാം
സ്പീക്കർ 2 ഈ മുട്ടത്തോടൊക്കെ എന്നും ഏഹ് നമ്മളിപ്പം മുട്ടത്തോടൊക്കെ എന്നും കളയുന്ന കാര്യമാണ് അതൊക്കെ അവിടെത്തന്നെ ഇടുക പിന്നെ ഉള്ളിയുടെ തൊലി അതുപോലുള്ളവയൊക്കെ
സ്പീക്കർ 2 നമ്മളിതിന് തന്നെ വളമായിട്ട് ഉപയോഗിക്കുക അതൊരു ഹ് നല്ലൊരു വളമാണ് ഇവയൊക്കെ.
സ്പീക്കർ 2 ഏഹ് ഉള്ളിയുടെ തൊലിയാകട്ടെ പച്ചക്കറികൾടെ ഓരോ അവശിഷ്ടങ്ങളാവട്ടെ ഇവയൊക്കെ അപ്പോ നമ്മള് ചെയ്യേണ്ടതെന്നുവച്ചാ ഇതിൻ്റെയൊക്കെ അവശിഷ്ട്ടങ്ങൾ പിന്നെ കഞ്ഞിവെള്ളം അതുപോലുള്ളവയൊക്കെ നമ്മള് ഇതിന് ഒഴിച്ച് കൊടുക്കുക.
സ്പീക്കർ 2 ഏഹ് വഴുതനങ്ങയും മറ്റും പോലുമുള്ള ആഹ് പ എന്താ പച്ചക്കറികൾക്ക് നമ്മളത് വ വളമായിട്ട് കൊടുക്കുക തീര് തീർച്ചയായും നല്ലൊരു ഫലം തന്നെ കാണുമെന്നാണ് ഏഹ് പറയുന്നത്.
സ്പീക്കർ 1 ഓ ശരിയാടാ ആ പിന്നേ വീട്ടില് കൃഷിയെന്നുപറയുമ്പോൾ പച്ചക്കറി മാത്രമല്ലെയുള്ളു കോഴികളുടെ കൃഷി നടത്താമെന്നാണ് എന്റെ ഒരു വിചാരം.

സ്പീക്കർ 2 ഇല്ലില്ല വീട്ടില് അറിയാല്ലോ രണ്ടുപേരും ഉദ്യോഗസ്ഥരായോണ്ട് തന്നെ രണ്ടുപേർക്കും അവർ സമയം വളരെ കുറവാണ് ഇതുപോലുള്ള കൃഷികൾക്കും മറ്റും.
സ്പീക്കർ 2 എന്നിട്ടുമവർ വീട്ടിൽ പച്ചക്കറികളും മറ്റും കൃഷി ചെയ്യുന്നുണ്ട്.കോഴി കൃഷിക്കെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അ വീടുകളിൽ ആളുകളെ സ്ഥിരം ഉള്ളവരോ വി വീട്ടമ്മമാരൊക്കെയുണ്ടെങ്കിൽ മാത്രമല്ല പലപ്പോഴും
സ്പീക്കർ 2 ആ പറ്റുകയുള്ളൂ അങ്ങനെ അതിനെ നോക്കണം നമ്മൾക്ക് എവിടെയും പോകാൻ പറ്റില്ല പലപ്പോഴും അതൊരു സൗകര്യമായിട്ട് കാണപ്പെടാറുണ്ട് പലയിടത്തും.
സ്പീക്കർ 2 കാരണം വീട്ടിൽ ആളില്ലെങ്കിൽ അത് അതിന് ഭക്ഷണവും വെള്ളവും കൊടുക്കാനുമൊക്കെ എപ്പഴും ആള് വേണമല്ലോ അപ്പൊ അത് ബുദ്ധിമുട്ടായിരിക്കുമെന്നാണ് തോന്നുന്നത് പക്ഷെ വീട്ടിലെപ്പോഴും നോക്കാനൊരു ആളുണ്ട് എങ്കിൽ

സ്പീക്കർ 1 ആ ഞാൻ ആണെങ്കിൽ ഇപ്പൊ കോഴി കൃഷി ചെയ്താലൊന്നു ആലോചിക്കുവാണ്. കാരണം നീ പറഞ്ഞപോലെ എനിക്കിപ്പോൾ ഞാൻ ഒരു പരീക്ഷക്കുവേണ്ടി പഠിച്ചോണ്ട് ഇരിക്കുന്നാൽ എനിക്ക് വീട്ടിൽ കുറെ സമയം ഉണ്ട്. അതുകൊണ്ടു ഞാൻ ഇപ്പോൾ കോളി കൃഷി കോഴിക്കൃഷിയിൽ ഇറങ്ങിയാലോന്നാണ് എന്റെ വിചാരം
സ്പീക്കർ 1 കാരണം കോഴികളുടെ മുട്ട നമുക്ക് ഏഹ് ഫാർമേഴ്‌സ് കൃഷിക്കാരുടെ ഇതീന്ന് വളരെ എളുപ്പം കിട്ടുന്നതാണ് എന്റെ ഒരറിവ്
സ്പീക്കർ 1 അച്ഛന്റെ ഏ ഒരു കൂട്ടുകാരന്റെ അടുത്തും കോഴിക്കൃഷി ഉള്ളതുകൊണ്ട് പുള്ളിയോട് സംസാരിച്ചു ഞാൻ അത് ഒപ്പിക്കാമെന്നാണൊരു വിചാരം.
സ്പീക്കർ 1 കോഴി കൃഷിയാവുമ്പോ പിന്നെ അതിനുള്ള ഭക്ഷണവും ഞങ്ങളുടെ വീട്ടിലുള്ള കൃഷികാരണം പെട്ടന്ന് കിട്ടുന്നതാണ് വിത്തുകളെല്ലാം
സ്പീക്കർ 1 അപ്പോ അതിലിറങ്ങിയാലൊന്നാണ് വിചാരിക്കുന്നത്. മുട്ടയൊക്കെ വിറ്റു നിന്റെ വീട്ടിൽ വേറെ വല്ല കൃഷിക്കുള്ള ഉദ്ദേശവുമുണ്ടോ പുതിയതായിട്ട്.
സ്പീക്കർ 2 പുതിയതായിട്ട് ഇതുവരെ ഒന്നും ഏഹ് നമ്മൾ ചിന്തിക്കുന്നില്ല ഇതുവരെ ഇപ്പോമുള്ള കൃഷി തന്നെ നല്ല രീതിയിൽ കൊണ്ടുപോവുക എന്നാണ് ഉദ്ദേശിക്കുന്നത്.പിന്നെ എൻ്റെ വീടിൻ്റെ അടുത്തൊക്കെ പലവരും
സ്പീക്കർ 2 പശുവിനെയും മറ്റും വളർത്തുന്നുണ്ട് ഒരു നല്ല കാര്യമാണ് അത് നമുക്ക് വീട്ടിലേക്കാവശ്യമായ പാലും
സ്പീക്കർ 2 ആഹ് എല്ലാമൊക്കെ അതിൽ നിന്ന് തന്നെ കിട്ടും.പലരും തൈരും ഏഹ് വെണ്ണയുമെല്ലാം പുറത്തുന്ന് വാങ്ങിക്കുന്ന കാണാം പക്ഷെ ആ വീട്ടിൽ തന്നെയുള്ള പശുവിൻ്റെ എടുക്കുമ്പോൾ വളരെ ശുദ്ധമായതാണത്.
സ്പീക്കർ 2 പാലായാലും വളരെ ശുദ്ധമായ പാല് നമുക്കിപ്പൊ പുറത്തുനിന്ന് കിട്ടാനില്ല പശു പശുവിനെ വളർത്തുക എന്ന് പറയുന്നതൊരു നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കുറച്ചു വീട്ടിൽ തന്നുള്ള ആ പുല്ലും

സ്പീക്കർ 2 ആഹ് നിങ്ങൾടെ വീടിൻ്റെ അവിടെ ഏഹ് പശുവുണ്ടോ?
സ്പീക്കർ 1 ആണ് എന്റെ വീടിനടുത്തു ഏ ഒരാളുടെ അടുത്ത് ഒരു മൂന്ന് പശുക്കളും ഒരു പശുക്കിടാവും ഉണ്ട്. അതുകൊണ്ട് നീ പറഞ്ഞതുപോലെ ഞാൻ ചാണകവും ചാണകവെള്ളവും ആ അവരുടെ കയ്യിൽനിന്നു ചോദിച്ചു വാങ്ങിച്ചിട്ട് അത് കൃഷികൾക്ക് കൊടുത്തു വളത്താമെന്നാണ് എന്റെ ഒരുദേശം. നീ പറഞ്ഞതിനോട് എനിക്കിപ്പോ ഇതൊക്കെ അറിയാവുന്നുണ്ട്.

സ്പീക്കർ 1 വളങ്ങലാണെങ്കിലും വീട്ടിലെ ഒരിത്തിൽ കിട്ടുന്നൊണ്ട് നിന്നോട് സംസാരിച്ചതിൽ കുറെ അറിവും കിട്ടിയൊണ്ട് ഞാൻ ഇപ്പ ഇനി കുറച്ചു ദിവസം കുറച്ചൂടി കൃഷിയിലേക്ക് ഇറങ്ങിയാലോന്നു വിചാരിക്കുവാണ്
സ്പീക്കർ 1 സർക്കാർ ഇത്രേം സഹായിക്കുന്ന ഒരു സാഹചര്യത്തിൽ നമുക്ക് ഇങ്ങനെ പെട്ടന്ന് വിത്തുകൾ കിട്ടി അതിനെ ഏ മണ്ണിലുറപ്പിച്ചു വളവുമിട്ട് വെള്ളവും കൊടുത്തു വളർത്തി നല്ലൊരു ലാഭമുണ്ടാക്കുന്നാണ് എന്റെ ഒരു ഇത്. കൃഷി നല്ലൊരു ഇതാണന്ന് നീയും എന്നെ പഠിപ്പിച്ചു തന്നു.
സ്പീക്കർ 1 അപ്പ പിന്നെ നിനക്ക് വേറെ വല്ലവും അറിവുമുണ്ടോ? ഇപ്പ സ സർക്കാരോഫീസിൽ എവിടുന്നാണ് പോയി മേടിക്കണ്ടേ. അങ്ങനെ വല്ല അറിവുമുണ്ടോ?
സ്പീക്കർ 2 ഹാ ശരിയാണ് ഏഹ് നമ്മൾടെ സർക്കാര് തന്നെ നമുക്ക് ഇത്രയും വലിയ പ്രോത്സാഹനം തരുമ്പോൾ നമ്മളത് നല്ല രീതിയിൽ ഉപയോഗിക്കണമെന്ന് തന്നാണ് ഞാനും പറയുന്നത്.
സ്പീക്കർ 2 വെളിയിൽനിന്നും പൈസകൊടുത്തു നമ്മൾ വളരെ വലിയ ആഹ് എന്താ കാശ് കൊടുത്തു നമ്മളത് വാങ്ങേണ്ട കാര്യമില്ല വലിയ ചെ എന്താ ചെറിയ വിലയ്ക്ക് തന്നെ നമുക്കത് കിട്ടുമ്പോൾ.
സ്പീക്കർ 2 ഏഹ് കാർഷികഭവനിൽ നിന്നും മറ്റും വീടിനടുത്തുതന്നെ കാണാം പലരുടേം കാർഷികഭവനീളും മറ്റും വളരെ ചെറിയ ആഹ് തുകയ്ക്ക് തുകയ്ക്കല്ല നമ്മൾക്ക് ആഹ് പൈസയില്ലാണ്ട് തന്നെ വെറുതെ നമുക്ക് ആഹ് ഇത് പ്രോത്സാഹിപ്പിക്കാൻവേണ്ടി പലപ്പോഴും
സ്പീക്കർ 2 ആഹ് പലവിത്തുകളും തൈയ്കളും എന്താ മത്തൻ്റെയും കുമ്പളത്തിൻ്റെയും ആഹ് ചീരയുടെയും മുളകിൻ്റെയുമൊക്കെ വിത്തുകൾ നമുക്ക് ഏഹ് തരുന്നുണ്ട്.പിന്നെ ഏഹ് പല വീടുകളിലും
സ്പീക്കർ 2 കൊഴിയേം ആടിനെയും പശുവിനെയും ഒക്കെ വെര് ഏഹ് ഇത് പ്രോത്സാഹിപ്പിക്കാൻവേണ്ടി അങ്ങനെ കാർഷികഭവനില് നിന്നും കൊടുക്കുന്നതായി നമുക്ക് കണ്ടിട്ടുണ്ട്.

സ്പീക്കർ 2 ആഹ് ജോലിയില്ലാത്തവരും ഒക്കെ ഒരുപാട് പേരുണ്ടാവാം അവർക്കൊക്കെ ഇതൊരു വ വ നല്ലൊരു വരുമാനമാർഗ്ഗം കൂടി ആണെന്നാണ് എൻ്റെയൊരു ധാരണ.
സ്പീക്കർ 2 കാരണം ആഹ് വേറൊരു വഴിയുമില്ലാത്ത പലരുമുണ്ടാവാം വേറാര്ക്കും പല കച്ചവടം ചെയ്തോ
സ്പീക്കർ 2 അല്ലെങ്കിൽ സർക്കാർ ഉദ്യോഗോ അങ്ങനെയൊന്നുമില്ലാത്ത പലർക്കും വീട്ടിൽ വേ ഹ് വേറെ ഹാ ഏഹ് ഒരുപാട് സമയമുള്ളവരായിരിക്കാം
സ്പീക്കർ 2 അവർക്ക് ഇത്തരത്തിലുള്ള ഒരു കൃഷിയും ആഹ് എന്ന മൃഗങ്ങളെ വളർത്തുന്നതും ഒക്കെ നല്ലൊരു വരുമാനമാർഗ്ഗമായിട്ടും കൂടി ആണ് ഞാൻ.
സ്പീക്കർ 1 ആട പിന്നെ ഞാൻ വേറെ കുറെ വഴികളും കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ നെറ്റിൽ നോക്കിയിട്ടൊക്കെ ഞാൻ കുറേ കൃഷി ചെയ്യാനുള്ള ഒരു ഇതും കണ്ടിട്ടുണ്ട്. അതുവേണെങ്കിൽ ഞാൻ പറഞ്ഞു തരാം .

സ്പീക്കർ 1 കാറ്റുകൊള്ളാനും ആ വായുകേറാനുമായിട്ടുള്ള ഏ സ്ഥലമുണ്ടാക്കിട്ട് അതില് വിത്തിനെ വെച്ച് അല്ലങ്കിൽ പച്ചക്കറിയുടെ ഇതിനെ ബാക്കിയുള്ളതിനെവെച്ച് അതിൽ ചെറുതായിട്ട് വളത്തിയിട്ടു പിന്നെ അതിനെ വലിയൊരു ചെടിച്ചട്ടിയിലേക്ക് മാറ്റി
സ്പീക്കർ 1 എന്നിട്ടു അതിനെയും ശരിക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളും വളങ്ങളും കൊടുത്തു വളർത്തി എന്നിട്ടു പിന്നെ ഇത് മണ്ണിലേക്ക് വെച്ചിട്ട് വല്യ മരമാവാൻ വിടുന്നതാണ് ഏറ്റവും നല്ലതാണന്നൊരിതു ഞാൻ കണ്ടിട്ടുണ്ട്. അതിനെ പറ്റിയുള്ള നിന്റെ അഭിപ്രായം എന്താണ്? അങ്ങനെ ചെയ്യുന്നതിൽ വല്ല കാര്യവുമുണ്ടോ
സ്പീക്കർ 2 ആഹ് അത് നല്ല കാര്യമാണ് കേട്ടോ ഞാൻ ഇതുവരെ അതിനെപ്പറ്റി അങ്ങനെ കേട്ടിട്ടില്ല. നീ പറയുമ്പോഴാണ് ഞാനിപ്പം അറിയുന്നത് അങ്ങനേം ചെയ്യാമെന്നുള്ളത്
സ്പീക്കർ 2 പിന്നെ പിന്നെന്താണെന്ന് വെച്ചാ നമ്മളിപ്പം കൃഷി മാത്രമല്ല ഇപ്പൊ പൂക്കളേം മറ്റുമിഷ്ടമുള്ള പലരുമുണ്ടല്ലോ
സ്പീക്കർ 2 അതുമൊരു കൃഷിയായി തൊഴിലായി കാണുന്ന പലരും ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെ ഉള്ളവരെ പലരീതിയിലുള്ള ഓർക്കിഡുകൾ
സ്പീക്കർ 2 പലരീതിയിലുള്ള ഓരോ റോസാപ്പൂക്കൾ അങ്ങനെ പലതിനേയും കൃഷിയായിക്കാണുന്ന പലരുമുണ്ട് അതിനൊക്കെ ഇന്നത്തെക്കാലത്ത്
സ്പീക്കർ 2 നല്ലരീതിയിൽത്തന്നെ ആഹ് എന്നാളുകളുമുണ്ടത് വാങ്ങാൻവേണ്ടിയിട്ടും നല്ല പൈസകൊടുത്ത് വാങ്ങുന്ന ആളുകളുമുണ്ട്.
സ്പീക്കർ 2 അപ്പൊ ആൻ അത്തരത്തിലുള്ള കൃഷികൾ ചെയ്യാൻ നിനക്ക് താല്പര്യമുണ്ടോ? പൂക്കളുടേം ഓർക്കിഡിൻ്റെയുമൊക്കെ?
സ്പീക്കർ 2 എൻ്റെ വീട്ടിലുണ്ട്.
സ്പീക്കർ 1 ഓ പൂക്കളുടെ കൃഷിയോ ഏ അങ്ങനെ ഒരു വഴിയുണ്ടാരുന്നല്ലേ. ഞാൻ ഇതുവരെ പൂക്കളെ കൃഷി ചെയ്യുന്നതിനെ പറ്റി ആലോചിച്ചിട്ടില്ല. പക്ഷെ പൂക്കള് ഓണസമയവും അമ്പലത്തിലെ നല്ലൊരു കച്ചവടം ഉണ്ടാവുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്.
സ്പീക്കർ 1 ഈ പറഞ്ഞവയിൽ ഇപ്പ കാര്യവുമുണ്ട്. ഈ റോസാപ്പൂ, ഓർക്കിഡ് ചെറിയ ചെറിയ യാ കൃഷികളുടെ കൂടെതന്നെ ഇങ്ങനത്തെ പൂക്കള് വളത്തുന്നത് നല്ലയൊരു ആശയമാണ്.
സ്പീക്കർ 1 ഇങ്ങനത്തെ ഒരു ഇതിലേക്ക് ഇറങ്ങാനായിട്ട് നീ ഇപ്പ പറഞ്ഞിട്ടാണ് ആലോചിച്ചു തുടങ്ങിയത്. പൂക്കളുടെ തന്നെ ഇപ്പൊ അതിനായിട്ട് തന്നെ ഉള്ളൊരുസ്ഥലം ഉണ്ടാക്കേണ്ടി വരില്ലേ. ആ അപ്പ അതിനൊക്കെ എന്താ ചെയ്യണ്ടേന്നുവല്ലറിവുമുണ്ടോ? നിന്റെ വീട്ടിൽ ചെയ്യുന്നൊണ്ട്.
സ്പീക്കർ 2 ശരിക്കും നമ്മൾടെ വീട്ടുപരിസരത്തിനുതന്നെ അതിനുള്ള ഒരു സ്ഥലമുണ്ടാക്കാമെന്നാണ് എൻ്റെ അറിവ് കാരണം ഞങ്ങൾ വീട്ടിലും മറ്റും
സ്പീക്കർ 2 ഏഹ് വെർട്ടിക്കൽ ഏഹ് പൂത്തോട്ടം എന്നുപറയുമതിനെ ആ രീതിയില് ഞങ്ങ ഞങ്ങള് ഒരുക്കിയിട്ടുണ്ട് ഇപ്പം കമ്പികളും ആഹ് കമ്പുകളുമൊക്കെവെച്ചിട്ട് ഞങ്ങൾ ആഹ് വെർട്ടിക്കൽ പൂന്തോട്ടമൊരുക്കിയിട്ടുണ്ട്.അതില് പല ഹ നമ്മളി
സ്പീക്കർ 2 പ്പം അഹ് കുഞ്ഞി കുഞ്ഞു ചെടിച്ചട്ടികൾ വാങ്ങാൻ കിട്ടും അതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങൾ നല്ലരീതിയിലൊരു വെർട്ടിക്കൽ പൂന്തോട്ടം ആഹ് ചെയ്തിട്ടുണ്ട്.
സ്പീക്കർ 2 പിന്നെ ഏഹ് നമ്മക്ക് സാ വീടിൻ്റെ ഏതെങ്കിലുമൊരു കോണിൽ തന്നെ ആഹ് ഒരു ബഞ്ചോ
സ്പീക്കർ 2 അല്ലെങ്കിൽ ഒരു മേശയോ എന്തെങ്കിലുമിട്ടിട്ട് നമ്മക്ക് ഏഹ് കുഞ്ഞ്ക്കുഞ്ഞ് ചെടികളൊക്കെ ഏഹ് ഒരേപോലുള്ള ഓർക്കിഡുകളുമൊക്കെ കൃഷിചെയ്യാം.പിന്നെ തെങ്ങുകള്
സ്പീക്കർ 2 തെങ്ങുകൾലൊക്കെ എഹ് ഓ ഓർക്കിഡുകളും മറ്റും വളർത്താൻ പറ്റും. തെങ്ങ് ഒരു വളരെ നല്ലയൊരു
സ്പീക്കർ 2 ആഹ് എന്താ തെ തെങ്ങെന്നുപറയുന്നത് ഇതില്ക്കൂടുതൽ ഏഹ് വളങ്ങൾ കിട്ടാനും നല്ലൊരു കാര്യമാണ് ഓർക്കിഡ് വളർത്തുന്നത്.

സ്പീക്കർ 1 ഒ ശരിയെടാ ഇങ്ങനെ ആണെങ്കിൽ ആ ഇങ്ങനെ ആണെങ്കിൽ ശരി ഞാന് ഓർക്കിഡുകളും, റോസാപൂക്കളും വളർത്തി നോക്കട്ടെ.

സ്പീക്കർ 1 ഞങളുടെ സ്ഥലത്തില് കുറച്ചു ഒരു ഒന്ന് രണ്ടു മൂന്നു സെന്റ് സ്ഥലമുണ്ട് അതിൽ ഞങൾ ഇങ്ങനെ ഗോതമ്പോ, അരിയോ വളർത്തിയാലോന്നു ആലോചിക്കുവാണ് പക്ഷെ അതിനായിട്ടു കൊറേ സൗകര്യങ്ങളും സാധനങ്ങളും സാഹചര്യങ്ങളും ഉണ്ടാക്കേണ്ടതുണ്ട്.